ഈ പടത്തിലാണെങ്കി ഒര് പള്ളിയല്ലെങ്കി എന്തോ ഒരു സ്ഥലമാണത്.

വേറെ കളർ സാരിയുടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാ സ്ത്രീകളും അതായത് ഉം--

പിന്നെ അതിന്റെ ആ റ്റിപ്പേടെ മുകളിലാണെങ്കി ഹാൻഡ് സാനിറ്റൈസർ --

ഒരു സാധനാണ് അപ്പൊ ഇതിലാണെങ്കിൽ കൊറേ കളറിൽ അതായത് കൊറേ നിറമുള്ള--

ആദ്യം പുറത്ത് സ്കൂട്ടി നിൽക്കുന്നത് കാണാം പിന്നെ വലയൊക്കെ ഇട്ടു വെച്ച ഒരു കട പോലത്തൊരു സ്ഥാപനാന്ന് നമുക്ക് കാണുന്നു അതിനാത്ത് ആണെങ്കിൽ ഒരു ടീപ്പോ ഇരിപ്പുണ്ട്.

അതായത് മേശ ആ മേശയ്ക്ക് മുകളില് ഒരു കുപ്പിയില് ചെടി വച്ചിട്ടുണ്ട് പിന്നെ വേറെ എന്തോ--

കറികുപ്പി അച്ചാർ കുപ്പി എങ്ങാണ്ട് കാണാം പിന്നെ അവിടെ നാല്--

ഏഹ് ചെയർ ഇട്ടിട്ടുണ്ട് അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി പിന്നെ അവിടെ പാനി ഉണ്ട്.

അവ മൂന്ന് ആൾക്കാർ നിൽപ്പുണ്ട് അത് അവരുടെ ഫ്രണ്ടിലാണെങ്കിൽ മൂന്ന് കുട്ട മീനുണ്ട് അതിൽ ര ഒരു കുട്ട നിറഞ്ഞിരിക്കുകയാണ്.

ഈ പടത്തിലാണെങ്കി ഏഹ് ആശുപത്രി പോലെയാണ് കാണുന്നെ.

അവിടെ ആണെങ്ക് ഒരു നർസ് ഇരിപ്പുണ്ട് പിന്നെ നർസിൻ്റെടുത്ത് ഒരു പ്യൂൺ പോലത്തെ ഒരാള് ഇരിപ്പുണ്ട് പിന്നെ അപ്പുറത്തും ഒരാള് നിപ്പുണ്ട് ചെലപ്പോ--

ഇപ്പം ആ നേസിന്റെ മുന്നിലാണെങ്കിൽ ആ നേസണെങ്കിന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിൽ ഒരു പേഷ്യന്റ് പോലെ--

നമ്മള് ഇമേജില് കാണുന്നതാണെങ്കിൽ അതായത് ഈ പടത്തില് കാണുന്നതാണെങ്കിൽ ഒരു ഫെഡറൽ ബാങ്ക് ആണ്.

ഒരു കെട്ടിടമുണ്ട് ഈ രണ്ട് കെട്ടിടവും ഒന്നിച്ചാണ് ഇരിക്കുന്നത് പിന്നെ അതിന്റെ പുറത്തായിട്ട്--

ഈ ഇമേജിൽ നമ്മൾ കാണുന്നതാണെങ്കിൽ ഒരു കഫെറ്റീരിയ അല്ലെങ്കിൽ ഒരു നമ്മൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വൈകുന്നേര സമയത്തോ നമ്മൾ ക്ഷീണായിരിക്കുന്ന സമയത്തോ പോയി--

വെള്ളയും കറുപ്പുമാണ് പിന്നെ അതിൻ്റെ പിന്നാലെ കൊറെ ആട്കള്ണ്ട്.

കൊറേ മരമുണ്ട് പിന്നെ കൊറേ പുല്ല് കല്ല് അതൊക്കെ നമ്മള് കാണപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല വേറെ.

പിന്നെ നല്ലൊരു നീലയും വെള്ളയും ആയിട്ടുള്ള ആകാശം കാണുന്നുണ്ട് അതിന്റെ താഴെയായിട്ട് നമുക്ക് ഒരു വലിയ കൊളം കാണാൻ പറ്റും പിന്നെ--

ഉള്ള് ഏ വേലി വെച്ച് കെട്ടി സെക്യൂർ ചെയ്തിട്ടുണ്ട്.

അത്യാവശ്യത്തിന് നല്ല വലിയ റസ്റ്റോറന്റ് ആണ് നമ്മളീ ഇമേജില് കാണുന്നത്.